ബിരിയാണിയാണ് എൻറെ favorite food പക്ഷേ എനിക്ക് ഈ favorite ന്ന് പറഞ്ഞാൽ തന്നെ പൊറോട്ട ബീഫ് ആണ് main ആണാ എനിക്കു അതന്നെയാണ് ആഹ് പൊറോട്ട ആ ഒരു beef ന്റെ ഒപ്പം ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് ഇങ്ങനെ മുക്കി ചാറിലൊക്കെ മുക്കിപ്പിടിച്ച് ഇങ്ങനെ തിന്നുമ്പോ ഉള്ള ഒരു ഇതുണ്ടല്ലോ അതൊക്കെ പുറത്തുനിന്ന് നമ്മ പോയിട്ട് വരണം കേരളത്തിലേക്ക് വീണ്ടും തിരിച്ചു വരണം അപ്പോളാ അറിയാൻ പറ്റു അതിൻറെ ആടാ ശരിയാ ആ beef ല്‍ ഒക്കെ അത് ഒരു രസം തന്നെയാണ് ആ അതെ അതെ അതിനോട് ഒറ്റ എന്ത് food വന്നാല് ആയിനോട് മുട്ടാൻ പറ്റൂല

പിന്നെ എനിക്ക് ബിരിയാണി നല്ല ഇഷ്ട നല്ല എന്താ പറയാ നല്ല പൊരിച്ച chicken ഉള്ള ബിരിയാണി അത് കഴിക്കാൻ ഭയങ്കര taste ആ

അതെ പിന്നെ ഈ കൊറവാണ് പക്ഷേ നല്ല quantity ഉം ഉണ്ടാവും നല്ല taste ഉം ഉണ്ടാവും

കുറെ shop കൾ ക്കെ ഇപ്പോ open ആയിട്ടുണ്ട് ഒരു പറഞ്ഞിട്ട് ഒരു restaurant പോലെണ്ട് അവിടെ ഭയങ്കര തിരക്കൊക്കെയാണ് ഉച്ചക്കൊക്കെ പോയിനെ കുറെ നേരം കഴിഞ്ഞിട്ട food കഴിക്കാൻ പറ്റു

ഓ നല്ല food ആണോ

അവിടെ main ആയിട്ട് chicken items ആട അവരെ main ആയിട്ട് chicken ആണ് chicken ന്റെ എല്ലാ ഉം അവിടെ ഇണ്ട് എടാ എനിക്ക് chicken നെക്കാളും കൂടുതൽ ഇഷ്ടം beef ആണ് പൊറോട്ട ഒക്കെ കഴിക്കുമ്പോൾ ഏറ്റവും നല്ലത് beef തന്നെയാണല്ലോ

അല്ല beef അവിടെ എന്തായാലും കിട്ടും അങ്ങനെ beef ഇല്ലാത്ത shop കൾ കുറവാണല്ലോ നമ്മടെ ഇവിടെ restaurant തുടങ്ങണെങ്കിൽ click ആവാനും കുറച്ചു ബുദ്ധിമുട്ടാണ് പിന്നെ എടാ എനിക്ക് ഈ സാധാ എന്താ പറയാ സാധാ ചോറ് അതൊക്കെ എനിക്കിഷ്ടം തന്നെയാണ് പൊരിച്ച് fry ചെയ്ത മീനോ പിന്നൊരു ഒരു കറിയും പിന്നെ കുറച്ച് പപ്പടവും അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ set ആട ആ അതെ അതെ അത് സദ്യ ഒരു സദ്യഉം ഒരു മീൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആവണം അത് കഴിഞ്ഞിട്ട് ഒരു മധുരം എന്താ ഒരു എന്താ ഒരു പായസം അങ്ങനെ എന്തെലും കഴിച്ചാ ഭയങ്കര അല്ലെ

എന്താ പറയാ പായസോം പപ്പടോം പഴക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കാൻ ക്കെ നല്ല എന്താ പറയാ പറയുമ്പോ തന്നെ കൊതിയാവുന് ആണോ അത് ശെരിയാ കഴിഞ്ഞ ഓണത്തിനൊക്കെ കൊറേ കല്യാണത്തിനൊക്കെ പോവ്വ്യമ്പോ സദ്യ ഉണ്ടാവുല്ലോ ഭയങ്കര taste ആടാ

main ആയിട്ട് അൽഫാം ഷവർമ ഒക്കെ ആണല്ലോ പിന്നെ എനിക്ക് നിനക്ക് ഈ ഈ വേറെ എന്താ പറയാ നിനക്ക് ഈ ഷവർമ അതേപോലെ ബർഗർ ഇങ്ങനത്തെ food നോട് താല്പര്യണ്ടോ എനിക്ക് ഇങ്ങനത്തെ food ഒക്കെ ഭയങ്കര ഇഷ്ടായിരിക്കും ഈ ഷവർമ ശരിയാ അൽഫാമ ഈ ബർഗർ അങ്ങനൊക്കെ തന്നെ ഞാൻ ഇന്നലെ ഒരു അൽഫാം കഴിച്ചു ഇവിടെ അടുത്ത് നിന്ന് ആഹ് അവിടെ

ആഹ് അത് അത്യാവശ്യം famous ആ അവിടെ അവിടെ ഈ chicken items നോക്കെ നല്ല famous ആ ആഹ് അതെ നല്ല എന്താ പറയാ ഓ restaurant ആണേലും നല്ല ambience ഒക്കെ ഉള്ള restaurant ആണ് കഴിക്കാനും കൊഴപ്പല്ല taste ഉണ്ട് നിങ്ങളവിടെ main ആയിട്ട് ഇപ്പോ അവിടെ മലപ്പുറത്ത് മാത്രം കിട്ടണ food അങ്ങനെ ങ്ങനെ ന്തെണ്ടോ special ആയിട്ട് മലപ്പുറത് വന്ന കഴിക്കണ്ട food അങ്ങനെ എന്തെലു ഇൻഡോ അങ്ങനെ ഇണ്ടെടാ അങ്ങനെ കുറെ ഇത് എന്താ പറയാ കുറേ പലഹാരങ്ങൾ ഉണ്ട് എന്താ പറയാ ഈ കല്ലുമ്മക്കായ എന്തായാലും main ആയിട്ട് ബിരിയാണി തന്നെയാണ് chicken ബിരിയാണി ഏർ പിന്നെന്താണ് നെയ്പ്പത്തിൽ അങ്ങനെ ഒരുപാട് items ഒക്കെ ഇണ്ട്

കാസർകോട് ഇങ്ങനെ കുറച്ച് കൾ ഇൻഡ് ഇങ്ങനെ പപ്പടം പോലത്തെ സാധനം ഒരു സാനൊക്കെ പൊടിച്ചിട്ടിട്ട് ഇങ്ങനെ കഴിക്കണ ഒരു സംഭവോ ഇൻഡ് chicken എല്ലോ കൂട്ടീട്ട് ആഹ് അതിനെപ്പറ്റി എനിക്കറിയില്ലട ആഹ് അങ്ങനെ കുറച്ചൊക്കെണ്ട് എൻറെ friend ഇങ്ങനെ അവിടുന്ന് അവൻ കൊണ്ടുവന്നപ്പോ എനിക്ക് കുറച്ച് ഇതൊക്കെ കൊണ്ടുവന്ന്ണ്ടായിരുന്നു hostel ലിലേക് വന്നപ്പളെ ആഹ് എങ്ങനെണ്ട് taste ഇൻഡോ

നമ്മടെ ഈ തൃശ്ശൂര് ന്ന് പറയണ special items ഒന്നുല്ല പക്ഷെ എല്ലാ സാധനങ്ങളും നമുക്കിങ്ങനെ available ആയിരിക്കും ആഹ് തൃശ്ശൂര് ല്ലേ നീ നീ ഇപ്പൊ നാട്ടിൽ അല്ലെ

വീട്ടിലൊക്കെ എന്തൊക്കെയാടാ food special ആയിട്ട് ഇണ്ടാക്കാർ വീട്ടിൽ main ആയിട്ട് മീൻ ഈ weekend ഒക്കെ ആവുമ്പൊ നമുക്ക് chicken അങ്ങനെ തന്നെ main ആയിട്ട് മീൻ chicken പിന്നെന്താ ആഹ് അതെന്നെ അത് വെച്ചിട്ടുള്ള കൊറച്ചെന്തെങ്കിലു snacks ഉം അതും ഇതൊക്കെ main ആയിട്ട് വീട്ടിൽ ഇണ്ടാക്കാർ ഇൻഡ് പിന്നെ ആഹ് വേറെന്തൊക്കെയാ അഹ് അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മടെ ഇങ്ങനെ shop ഒക്കെ ഇൻഡോ ന്ന് അറിയാൻ വേണ്ടീട് വിളിച്ചെയ ആട shop എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് പൊവ്വാം നീ എത്തീട്ട് വിളിക്ക് നമുക്കപ്പോ നമുക്കപ്പോ നീയെല്ല നല്ല food കളും നോക്കി വെക്ക് ആഹ് okay ട ഞാൻ നിന്നെ വിളിക്കാം